സ്പീക്കർ 1 ഹായ്, കാവ്യ എസ് ആർ.
സ്പീക്കർ 1 ഈച്ച് ട്വന്റിറ്റൂ ഡൂ ഹിയർ ബൈ ആൺകണ്ടീഷണൽ

സ്പീക്കർ 1 ഫുൾ നിൽ റെക്കോർഡിങ്

സ്പീക്കർ 1 ഫർതെർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫീഷന്റ കൺസിഡറേഷൻ.
സ്പീക്കർ 1 ഐ ഡൂ അൻകണ്ടിഷണലി ഇറവൊകബിളി അസൈൻ ഓൾ മൈ റൈറ്സ് ഇൻ ദി റെക്കോർഡഡ് വീഡിയോ
സ്പീക്കർ 1 ആൻ ഓഡിയോ ഓഫ് ടുതൗസന്റ് ട്വന്റിവൺ , ട്വന്റിറ്റൂ റ്റൂ ഐഐറ്റി മദ്രാസ്
സ്പീക്കർ 1 ആൻഡ് കൺസോളിഡിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് .
സ്പീക്കർ 1 ഐ ഡൂ അണ്ടർസ്റ്റാൻറ് ദാറ്റ് ഐഐറ്റി മദ്രാസ് ആൻഡ് കൺസോഡിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് ക്യാൻ യൂസ് റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.
സ്പീക്കർ 2 ഐ മുഹമ്മദ് ബിലാൽ ഏജ് ട്വൻറ്റിവൺ ഇയേഴ്‌സ്

സ്പീക്കർ 2 ഡു ഹിയർ ബൈ ഗീവ് മൈ അൺകണ്ടീഷണൽ ഇററെക്കബിൾ കൺസേൺ റ്റൂ ഐ എ ടി മഡ്രാസ്

സ്പീക്കർ 2 റെക്കോർഡിങ് ഓഫ് മൈ വോയിസ് ആൻഡ് വീഡിയോ ഓഫ് കോൺവെർസേഷൻ ഓഫ് ട്വന്റി ട്വന്റിവൺ ടൂ ട്വന്റി ട്വന്റിടു
സ്പീക്കർ 2 ഫർതർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫിഷ്യന്റ് കൺസിഡറേഷൻ.

സ്പീക്കർ 2 ആൻഡ് ദ എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്.

സ്പീക്കർ 2 ഐ ഐ ടി മദ്രാസ് ആൻഡ് ദ എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് ക്യാൻ ലോഫർലി യൂസർ റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.

സ്പീക്കർ 2 ആഹ് നമസ്കാരം നമസ് നമസ്കാരം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.

സ്പീക്കർ 1 ഈയടുത്തേതോ യാത്രയൊക്കെ പോയെന്ന് കേട്ടല്ലോ

സ്പീക്കർ 2 അതില് വളരെ രസകരമായ ഒരു കാര്യം ഉണ്ടായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള്

സ്പീക്കർ 2 ഏർപ്പെട്ട് അത് നമ്മള് നന്നാക്കി എടുക്കുകയും ചെയ്യേണ്ടിവന്നു.
സ്പീക്കർ 2 അങ്ങനെ അവിടെ നമ്മൾ അഹ് മൂന്നാറിൽ ഒരു രാത്രി തന്നെ മുഴുവൻ സ്പെൻഡ് ചെയ്തു.
സ്പീക്കർ 2 അങ്ങനെയെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്ന ആയിരുന്നേൽ കൂടിയും
സ്പീക്കർ 2 ആ യാത്ര വളരെ മനോഹരമായിരുന്നു ഒരിക്കലും എൻറെ

സ്പീക്കർ 1 വളരെ നല്ലൊരു യാത്രായിരുന്നല്ലേ അത്?

സ്പീക്കർ 1 ആ എനിക്കും ഞാൻ ഒരൂ തവണ എന്തോ പോയിട്ടൊള്ളൂന്ന് തോന്നുന്നു . ആ മൂന്നാർ.
സ്പീക്കർ 1 ആ ഞൻ അവിടെ എന്താം ഉം
സ്പീക്കർ 1 ആ ക നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ല തണുപ്പും നല്ല നല്ലൊരു
സ്പീക്കർ 1 എന്താ കാലാവസ്ഥ ഉള്ളൊരു സ്ഥലവുമാണ്. നമ്മളുടെ മനസ്സിനും മറ്റുമൊരു

സ്പീക്കർ 1 പലപ്പോഴും എന്താ പലരും വിഷമിച്ചിരിക്കുമ്പഴും
സ്പീക്കർ 1 എന്തെങ്കിലും ദുഃങ്ങളുണ്ടാകുമ്പഴൊക്കെ പ്ലാറൂം ചെയ്യുന്ന കാര്യംന്ന് വെച്ചാ യാത്ര ചെയ്യുക ഒരു നല്ല യാത്ര പോവുക നമ്മൾക്ക് അതിയായ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊരു സ്ഥലത്ത് പോവുക

സ്പീക്കർ 1 ആ ഞാനും അങ്ങനെ ചെയ്യാറാണ് പലപ്പോഴും.
സ്പീക്കർ 1 നിനക്ക് യാത്ര പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എങ്ങനത്തെ സ്ഥലങ്ങളാണ്?

സ്പീക്കർ 1 അതോ എന്താ ആ കടൽത്തീരങ്ങളാണോ?
സ്പീക്കർ 1 എൻ എ അതോ കാടുകളാണോ? പലർക്കും പലരീതിയിലുള്ള സ്ഥലങ്ങളാണല്ലോ ഇഷ്ടം നിനക്ക് എങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം?
സ്പീക്കർ 2 ഞാൻ കൂടുതലായാലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്

സ്പീക്കർ 2 അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കായൽ.

സ്പീക്കർ 2 എൻറെ സുഹൃത്ത് ഒരിക്കൽ ഇന്ത്യ മുഴുവനും പോയതായി പറഞ്ഞിട്ടുണ്ട്.

സ്പീക്കർ 2 വ്യത്യസ്തമാർന്ന സ്ഥലങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഭാരതം.

സ്പീക്കർ 2 ഒരു ഭാരതീയൻ എന്ന നിലക്ക് എല്ലായിടത്തും തന്നെ പോണം എന്നാണ് എൻറെ ആഗ്രഹം.

സ്പീക്കർ 1 ശരിക്കും നമ്മൾ പുറംരാജ്യങ്ങളിൽ പോകുന്നതിന് പകരം

സ്പീക്കർ 1 മൊത്തം സ്ഥലങ്ങളും കണ്ടുതീർക്കാനാണ് ശ്രമിക്കേണ്ടത് ശരിക്കും. രാജ്യത്തെന്ന് മാത്രമല്ല
സ്പീക്കർ 1 നമ്മളുടെ ഈ കുഞ്ഞു കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളുമുണ്ട്. നമ്മൾ പലപ്പോഴും വിട്ടു പോന്ന നീ ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞല്ലോ.
സ്പീക്കർ 1 ഒരിക്കൽ ഞാൻ എന്റെയൊരു സുഹൃത്തിന്റെ വീട്ടിൽ ആലപ്പുഴയിൽ പോയിരുന്നു.
സ്പീക്കർ 1 അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാരും കൂടി
സ്പീക്കർ 1 അവിടെ ആലപ്പുഴ അ ചെറിയ ചെറുതായൊന്ന് കറങ്ങാൻ പോയി.
സ്പീക്കർ 1 അപ്പോൾ കൊട്ടവഞ്ചി നീ കൊട്ടവഞ്ചിയിൽ പോയിട്ടുണ്ടോ? കൊട്ടവഞ്ചി അതിമനോഹരമാണ് കൊട്ടവഞ്ചിയിലെ യാത്രകൾ.
സ്പീക്കർ 1 കൊട്ടവഞ്ചിയിൽ പോയി ഞങ്ങൾ ആ എന്താണ്
സ്പീക്കർ 1 ഏ ഹ് ഞങ്ങൾ കൊ വള്ളത്തിൽ പോയി. പിന്നെ പലപല അമ്പലങ്ങളുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അവിടെ അവിടെപ്പോയി അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ആലപ്പുഴെ ശരിക്കും പോകേണ്ട കുറേ സ്ഥലങ്ങളുമുണ്ട്.

സ്പീക്കർ 1 കുട്ടനാടാവട്ടെ കുട്ടനാട് വയലുകളും ഏ ഉം അതിമനോഹരമായ പ്രകൃതിഭംഗിയും കൊണ്ടുനിറഞ്ഞ ഒരു സ്ഥലമാണ് കുട്ടനാടന്ന് പറയുന്നത്. ശരിക്കും പോയിരിക്കേണ്ട സ്ഥലമാണ് കുട്ടനാട്.

സ്പീക്കർ 2 കുട്ടനാട്ടിലൂടെ അങ്ങനെ ഞാൻ അധികം പോയിട്ടില്ല ഞാൻ ഹൗസ് ബോട്ടില്

സ്പീക്കർ 2 തകഴിയുടെ എഴുത്തുകളിലൂടെ ഒക്കെ ഞാൻ

സ്പീക്കർ 2 അഹ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി.
സ്പീക്കർ 2 നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടോ അവിടെ നല്ല അത്യാവശ്യം ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്.

സ്പീക്കർ 2 ബേക്കൽകോട്ട വളരെ അഹ് ഇന്ത്യൻ

സ്പീക്കർ 2 ഏറ്റവും കൂടുതൽ അവിടെ അഹ്

സ്പീക്കർ 2 അഹ് രാജാക്കന്മാരും ഭരണാധികാരികളും

സ്പീക്കർ 2 അതിനെ വീണ്ടും വീണ്ടും പുനക്രെമിച്ചു പണിത്

സ്പീക്കർ 2 ചലചിത്രങ്ങളിലും അതുപോലെതന്നെ തമിഴ് ചലച്ചിത്രങ്ങളിലും എല്ലാം തന്നെ

സ്പീക്കർ 1 ആ ഞാൻ കേട്ടില്ല കേട്ടോ പ്രേത്യേകിച് ഞാൻ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ അ എന്താ പറയ കാസർഗോഡ്, കണ്ണൂര്, പാലക്കാട്

സ്പീക്കർ 1 ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അധികം പോയിട്ടില്ല ആ ഒരു ഭാഗത്തേക്ക്. കൂടുതലും ഞാൻ ഇങ്ങേ അറ്റം അതായത് തിര് തിരുവന്തപുരം, കൊല്ലം
സ്പീക്കർ 1 ആ പിന്നേതാ ഇടുക്കീ ഏ എറണാകുളം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലും പോയിട്ടുള്ളത് കേരളത്തിൽ തന്നെ.
സ്പീക്കർ 1 അങ്ങേ അറ്റത്തെ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയ് യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച് വല്യ അറിവില്ല
സ്പീക്കർ 1 ഇപ്പം മനസ്സിലായി ആ

സ്പീക്കർ 2 അതൊരു വളരെ രസകരമായ യാത്രകളായിരിക്കും നമ്മള് നമ്മള്
സ്പീക്കർ 2 അഹ് തിരുവനന്തപുരം മുതൽ അഹ് കന്യാകുമാരി

സ്പീക്കർ 2 അതുപോലെ കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിക്കഴിയുമ്പോൾ അവിടുത്തെ
സ്പീക്കർ 2 ആ ഒരു സാംസ്കാരികവും അതുപോലെതന്നെ ഭാഷാപരമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.

സ്പീക്കർ 2 യഥാർത്ഥത്തിൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സഞ്ചാരിക്കുക തന്നെ വേണം.
സ്പീക്കർ 2 അഹ് നമ്മടെ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയാറുണ്ട് ഒരു യാത്ര

സ്പീക്കർ 2 അഹ് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ

സ്പീക്കർ 1 അതെ. യാത്ര നമുക്ക് പല
സ്പീക്കർ 2 എനിക്ക് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തനിക്ക്
സ്പീക്കർ 2 അഹ് തിരുവനന്തപുരത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞു തരാൻ കഴിയുമോ? ഞാൻ അധികം തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല.
സ്പീക്കർ 1 തിരുവനന്തപുരത്ത് കാണാനൊരുപാടുണ്ട്.

സ്പീക്കർ 1 ആ പിന്നെ എന്താ നമ്മുടെ ഈ പഴയ മ്യൂസിയം അതാവട്ടെ പഴയ പല
സ്പീക്കർ 1 പല കെ കൊട്ടാരങ്ങളാവട്ടെ

സ്പീക്കർ 1 ചരിത്രത്തിലെ വളരെ ഒരു പ വലിയ പങ്കുള്ള
സ്പീക്കർ 1 ഒരു ആ സ്ഥലം തന്നെയാണത് കാ കാണേണ്ടതാണ്. പിന്നെ
സ്പീക്കർ 1 ആ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും യാത്ര ചെയ്യുന്നത് ചില
സ്പീക്കർ 1 ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ചിലര് എന്താ പറയുക ഇപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പലസ്ഥലത്തും പോവാറുണ്ട്.
സ്പീക്കർ 1 യാത്ര ചെയ്യാറുണ്ട്. ഇപ്പം തിരുവനന്തപുരത്താവട്ടെ അവിടത്തെ ഈ പത്ഭനാഭ ക്ഷേത്രം പറഞ്ഞല്ലോ അതിൻ്റെ മുമ്പിൽ തന്നെ പാലപ്പോഴും നമുക്ക് പോളിയും പായസംന്ന് പറയും. അപ്പം അതൊരു ബ ബയങ്കര നല്ലൊരു
സ്പീക്കർ 1 ഏഹ് എന്താ ഒരാഹാരമാണത് എഹ് ഒരുപാട് നല്ല മധുരമുള്ളൊരു ആഹാരം. അത് കഴിക്കാൻ വേണ്ടി പലപ്പോഴും പലരും തിരുവനന്തപുറത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്.
സ്പീക്കർ 1 അപ്പോൾ ഇങ്ങനെ ഓരോ ആഹ് ഈ ഭക്ഷണം കഴിക്കാൻ ഈ യാത്ര കൊണ്ടുദ്ദേശിക്കുന്നത്
സ്പീക്കർ 1 ഏഹ് എന്ത നമ്മളുടെ മനസ്സിന് കുളിർ എന്ന പോലെ തന്നെ ആ നമ്മളുടെ മനസ്സിനെ നിറക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പല ആളുകളുമായുള്ള സംസർഗം, പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ ഇതൊക്കെയാണ്.
സ്പീക്കർ 1 അപ്പൊ ഏഹ് നിനക്ക് അത്തരത്തിലുള്ളൊരു അ അനുഭവമുണ്ടായിട്ടുണ്ടോ എപ്പൊഴെങ്കിലും ഏഹ് എന്താ പല ബെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ഒള്ളോരു

സ്പീക്കർ 2 യാത്രയിലൂടെ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ?

സ്പീക്കർ 2 അഹ് യാത്രകളിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ ആയിരിക്കാം

സ്പീക്കർ 2 അങ്ങനെ സൗഹൃദങ്ങളാണ് യാത്ര ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് പലതും.

സ്പീക്കർ 2 പുള്ളിക്കാരൻ ഞങ്ങൾക്ക് പല സ്ഥലങ്ങൾ കാണിച്ചു തന്നു വടകരയിൽ തന്നെയുള്ള
സ്പീക്കർ 2 നമ്മുടെ ഗോകുലൻ ഗോപാലൻറെ സ്ഥലമൊക്കെ വടകരയാണ്.

സ്പീക്കർ 2 അയാളുടെ ഒരു സംസാരരീതിയൊക്കെ വളരെ രസകരമായിരുന്നു ഞാനൊരിക്കലും ഒരു
സ്പീക്കർ 2 വടകരയിൽ ഒരു ചായക്കടയിൽ ചെന്നപ്പഴ് ഞാൻ

സ്പീക്കർ 2 അഹ് കട്ടൻ ചായക്ക് സുലൈമാനി എന്നാണ് പറയുന്നത് കട്ടൻ ചായ എന്ന വാക്കുപോലും കേട്ടിട്ടില്ല.

സ്പീക്കർ 2 ഇതൊക്കെ ഒരാളെ ഒരു യാത്രയിലൂടെയാണ് പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞെന്നു വരില്ല.

സ്പീക്കർ 2 യാത്രയെ ഒരു അറിവ് ആയിട്ട് കാണുന്നു ചിലര് അഹ്
സ്പീക്കർ 2 മാനസിക വിഷമം കൊണ്ട് അതുപോലേക്കെത്തന്നെ

സ്പീക്കർ 2 ചിലരെ നടന്നുപോകുന്ന വരുണ്ട് ചിലര് സൈക്കിൾ പോകുന്നവരുണ്ട്
സ്പീക്കർ 1 നീ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നടന്നു പോകുന്നതാണോ അതോ ഇരുചക്ര വാഹനം ആണോ അതോ നാലുചക്രം ഏതാണ് ഏഹ് കൂടുതൽ

സ്പീക്കർ 1 അഹ് സുരക്ഷിതം അല്ലെങ്കിൽ കൂടുതൽ ആ ഇഷ്ടപ്പെടുന്നത്?
സ്പീക്കർ 2 കാൽനടയായി പോകുന്നത് വളരെ ഒട്ടും പ്രായോഗികമായ കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല.

സ്പീക്കർ 2 ഇരുചക്രവാഹനത്തിൽ അധികം ആണ് സഞ്ചരിച്ചിരിക്കുന്നത് കൂടുതലും

സ്പീക്കർ 1 അതെ. അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾടെ എഹ് എന്താ സംസ്ഥാനത്ത് തന്നെ അത് പ്രോത്സാഹിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം അല്ലേ?

സ്പീക്കർ 1 ഇപ്പം ഗവിയിലേക്കും മറ്റും ആ കെഎസ്ആർറ്റിസി മാർഗം പോകാം നമുക്ക് ആഹ് അപ്പം പലരീതിയിലുള്ള യാത്രകളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ സർക്കാർ തന്നെ മുന്കയ്യെടുക്കുന്നുണ്ടല്ലേ ഇപ്പൊ?

സ്പീക്കർ 2 അഹ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയാണ്

സ്പീക്കർ 2 ആശയം കൊണ്ടുവന്നത് എന്താണ് സർക്കാര് തന്നെ

സ്പീക്കർ 2 അഹ് ആ നാട്ടിലുള്ള പ്രത്യേകമായ സ്ഥലങ്ങളെക്കുറിച്ച് വാക്കിയുള്ള യാത്രകർക്ക് അറിയിക്കാൻ വേണ്ടി

സ്പീക്കർ 2 സഞ്ചാരം അങ്ങോട്ടുള്ള സഞ്ചാരം കൂട്ടാൻ വേണ്ടി

സ്പീക്കർ 2 ഈയടുത്ത് ആവിഷ്കരിച്ചിരുന്നു നമ്മുടെ മന്ത്രി റിയാസാണ്

സ്പീക്കർ 1 അതും നല്ലൊരു കാര്യമാണെന്ന് തന്നെ അങ്ങനുള്ള പദ്ധതികൾ നിലവിൽ വരുന്നത് വഴി ആളുകളിൽ അതിനെ പറ്റി ഒരു ബോധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
സ്പീക്കർ 1 അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നിനക്കിപ്പം എ ഏതെങ്കിലും ഒരാഗ്രഹം കാണുമല്ലോ ഭാവിയിൽ ഇവിടെ പോകണം
സ്പീക്കർ 1 എന്നുള്ള എന്തെങ്കിലും ഒരു സ്വപ്നം കാനുമല്ലോ.
സ്പീക്കർ 1 അങ്ങനെ ഏതെങ്കിലും ഒരു സ്വപ്നം തോന്നിയിട്ടുണ്ടോ അങ്ങനൊന്ന് പോകണം ഒരിക്കൽന്ന്?

സ്പീക്കർ 2 മേഘാലയ എന്നുപറയുന്ന സംസ്ഥാനം സഞ്ചരിക്കണമെന്ന് എനിക്ക്

സ്പീക്കർ 2 ലോകത്തിലെ തന്നെ ഏറ്റവും നനവേറിയ സ്ഥലം മേഘാലയാണെന്നാണ് പറയപ്പെടുന്നത്.
സ്പീക്കർ 1 ആഹ് എൻ്റെ അച്ഛൻ അച്ഛവിടാണ് ജോലിചെയ്തിട്ടുണ്ടവിടെ. അപ്പൊ ഞാനും കേട്ടിട്ടുണ്ട് അതിനെ പറ്റി അങ്ങനെ.
സ്പീക്കർ 2 അവിടുത്തെ താരോഖാസി മലനിരകളിൽനിന്ന്

സ്പീക്കർ 2 അവിടുത്തെ കാരോകാസി മലനിരകളിൽ നിന്നുള്ള ഒരു
സ്പീക്കർ 2 പ്രത്യേകതരം വെള്ളച്ചാട്ടമുണ്ട് അത് കാറ്റിൻറെ

സ്പീക്കർ 2 ആ കാറ്റ് കാരണം വെള്ളച്ചാട്ടത്തിൽ സംഭവിക്കുന്നത്. അതൊക്കെ വളരെ ഒരു അഹ്

സ്പീക്കർ 1 അപ്പൊ ഇതുപോലുള്ള യാത്രകൾ ഇനിയും നമുക്ക് ചെയ്യണം. പിന്നെ കൂട്ടുകാരുമൊത്തും വീട്ടുകാരുമൊക്കെ ഒത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളോരു സ് കാര്യമാണ്. നിനക്ക് കൂട്ടുകാരാണോ വീട്ടുകാരുടെയൊപ്പമാണോ

സ്പീക്കർ 2 അത് യാത്രയുടെ രീതിക്ക് അനുസരിച്ചിരിക്കും.

സ്പീക്കർ 2 ചെലപ്പോ ചില യാത്രകൾ നമ്മൾ സൗഹൃദം അഹ് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പോകും.

സ്പീക്കർ 2 പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര പോയിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ്.

സ്പീക്കർ 2 അഹ് പലതരം സാഹസങ്ങൾ കാട്ടികൂട്ടിയാ ആളുകളാണു.

സ്പീക്കർ 1 അതെയതെ വളരെ നല്ലൊരു